കല്ലുകൾ കൊണ്ട് പണിത പഴയകാല സ്മാരകമാണ് കാണാൻ സാധിക്കുന്നത്.

ഇവിടെ സ്വിമ്മിംഗ് പൂൾ കാണാം കുറെ ആൾക്കാർ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്.

ധാരാളം റൈഡുകളും കാണാൻ സാധിക്കുന്നുണ്ട് ആകാശം തെളിഞ്ഞതും മനോഹരമായി കാണുന്നു.

ഇയാൾടെ കൈയിൽ ഒരു ബുക്കും ടേപ്പുമുണ്ട് കൊറേ തൊഴിലാളികളും നിൽപ്പുണ്ട്.

കുറേ പണി സാധനങ്ങളുമായി റോഡ് ഇൽ ഒരു ചുവന്ന ആപ കിടപ്പുണ്ട്.

ഒരു നീല നിറത്തിലുള്ള ട്രെയിൻ ഇൻ്റെ ഒരു ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്.

ഒരു സൈഡ് ഇൽ പുൽതളിര് കാണാം ഒരു പോസ്റ്റും നിൽപ്പുണ്ട്.

രണ്ട്‌ ബോട്ട് കൾ കാണാൻ സാധിക്കുന്നു കര ഫാഗത്ത് ധാരാളം മരങ്ങളും ഇടതൂർന്ന് നിൽക്കുന്നു.

ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത് ഹാളിന് പുറത്ത് കുറെപേർ നിൽപ്പുണ്ട്.

അടഞ്ഞ് കിടക്കുന്ന ഗേറ്റിനു മുന്നിലായി ധാരാളം പേർ നിൽക്കുന്നു.

ഇതിൽ നിന്നും പൊട്ടിപ്പൊളിഞ്ഞ കട്ടകൾ തറയിൽ ചിന്നി കിടക്കുന്നു.

കുറേ വെള്ള ബൾബ് കളും കാണാൻ സാധിക്കുന്നുണ്ട് ജോലിക്കാർ കമ്പിളി വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്.

വള്ളികളും പടർപ്പുകളും മരങ്ങളുമുള്ള പ്രദേശം നടപ്പാതയിൽ കരിയില കിടക്കുന്നുണ്ട്.

പണി പൂർത്തിയാകാത്ത ഒരു വലിയ ബിൽഡിങ്ങാണ് കാണാൻ സാധിക്കുന്നത്.

ക്യാബേജ് കൃഷി ചെയ്യുന്ന പാടമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്.

ഇവിടെ ഒരു തട്ടിൽ ബാറ്റും ബോളും കാണാം ഒരു തട്ടിൽ കുറെ ബുക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു തട്ടിൽ ധാരാളം ചെരുപ്പുകളുണ്ട് ഒരു തട്ടിൽ ബാഗ് ആണ്.

ഒരു പച്ചക്കറി മാർക്കറ്റ് ഇന്റെ ചെറിയൊരു ഫാഗമാണ് കാണാൻ സാധിക്കുന്നത്.

കോൺക്രീറ്റ് കമ്പി ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ധാരാളം തടി പലകകൾ കോൺക്രീറ്റിന് ചുറ്റും വെച്ചിരിക്കുന്നത് കാണാം.

പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുറെ പെൺകുട്ടികൾ കൂടി നിൽക്കുന്നുണ്ട്.

അവരുടെ ഡ്രസ്സുകൾ ആയയിൽ കഴുകി ഇട്ടിരിക്കുന്നു കുറെ കുട്ടികൾ പരിസരം വൃത്തിയാക്കുന്നു.

കുറച്ചു പേർ ചെടി നടാൻ തുടങ്ങുന്നു ഒരു നീല മഗ് ഇൽ വെള്ളം പടിയിലിരിക്കുന്നത് കാണാം.

ഒരു വിരുന്നു സൽക്കാരത്തിന് ഒരുങ്ങുന്ന ഒരു വീഥി കാണുന്നത്.

പണി നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ് കാണാൻ സാധിക്കുന്നത്.

കുറേ ആൾക്കാരെ കാണാം നിൽക്കുന്നതും ഇരിക്കുന്നതും ജോലി ചെയ്യുന്നതും ആയിട്ടുള്ളത്.

ഒരു എയർപോർട്ടിന്റെ ഭാഗമാണ് കാണാൻ സാധിക്കുന്നത് ധാരാളം യാത്രക്കാർ വിശ്രമിക്കുന്നു.

കുറച്ച് യാത്രക്കാർ മാസ്ക് ധരിച്ചിട്ടുണ്ട് ഹാൾ ഇൻ്റെ റൂഫ് ഇൽ വെള്ള ലൈറ്റുകൾ സമചതുരത്തിൽ കാണാം.

ഇവിടെ ഓരോ ദീർഘചതുരാകൃതിയിലുള്ള ടേബിളിന് ചുറ്റും നാല് വെള്ളക്കസേരകൾ കാണാം.

രണ്ട് പേർ കസേരയിൽ ഇരിപ്പുണ്ട് ഒരു ബ്ലാക്ക് കർട്ടൻ കാണാൻ സാധിക്കുന്നുണ്ട്.

ഒരു കെട്ടിട നിർമാണത്തിന്റെ ഫാഗമായി കെട്ടിടത്തിന്റെ മുകൾഫാഗം വാർക്കുകയാണ്.

ധാരാളം കെട്ടിടങ്ങൾ കാണാം വലുതും ചെറുതുമായി അടുത്തടുത്ത് നിൽക്കുന്നു ഒരു ഗ്രൗണ്ട് കാണാൻ സാധിക്കുന്നു.

അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു തൊട്ടടുത്ത് ഒരു മരവും കാണാം.

രണ്ടു ബസ്സ് കൾ അടുത്തടുത്തായി കിടക്കുന്നു അവയ്ക്ക് രണ്ട് കളർ ആണ്.

കൂടാതെ സമീപം ഒരു കേടുപാടുകൾ സംഭവിച്ച മതിലും കാണാൻ സാധിക്കും.

അതിമനോഹരവും വിശാലവുമായ ഒരു ക്ലാസ് റൂമാണ് കാണാൻ കഴിയുന്നത്.

ഇത് കൂടാതെ ദീർഘചതുരാകൃതിയിലുള്ള ഒരു വൈറ്റ് ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്.

കൂടാതെ ഒരു കുന്നും അതിനു സമീപത്തായി ചെറു പാറക്കൂട്ടങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്.